ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഇത്രയും പറഞ്ഞു കൊണ്ട് ഞാനെൻറെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം.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

hai ഹാഷ്മി

okay അവിടെ എങ്ങനെ ഇണ്ട് കാലാവസ്ഥ ഇവിടത്തെ കാലാവസ്ഥ ഒരു mixed climate ആണ്

അത്കൊണ്ട് ഇവിടെ കൊടും തണുപ്പാണ് ഇവിടെ തണുപ്പും ചൂടുമായിട്ടുള്ള ഒരു mixed climate ആണ് വളരെ ഏർ മോശമായ climate എന്നു വേണേൽ പറയാം

രക്ഷയില്ല ഇത് നമ്മടെ ഡൽഹിയുമായി compare ചെയ്യുമ്പൊ നിങ്ങടെ അവിടെ അത്ര വലിയ തണുപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല okay അതറിയാം പക്ഷെ ഇവിടത്തെ ഒരു climate എന്ന് വെച്ചുകഴിഞ്ഞാ ഇവിടെ humidity കൂടുതലാണ് so അഹ് ഭയങ്കര വിയർപ്പും ഡൽഹിത്തെ climate എനിക്ക് ഏതാണ്ടറിയാം

ഡൽഹിലെങ്ങനെയാ തണുപ്പ് അപർണക്കറിയ അപർണ ഡൽഹിൽ ഉണ്ടായിരുന്നോ ആ കുറച്ചുകാലം ഞാൻ ഡൽഹിൽ ഉണ്ടായിരുന്നു ഏർ

okay അപ്പൊ climate കണ്ടിട്ടുണ്ട് വേറെ എവിടെങ്കിലും പോയിട്ടുണ്ടോ ഡൽഹിയിൽ നിന്ന് നല്ല തണുപ്പുള്ള മറ്റു ഇടങ്ങളിലേക്കെങ്ങാനും പോയിട്ടുണ്ടോ ഇല്ല വേറെ എവിടെക്കെങ്കിൽ ഏർ വേറെ എവിടേയും പോയിട്ടില്ല okay കാരണം ഈ കുറച്ചുംകൂടി ഈ ഹിമാലയ നിരകളുടെ അടുത്തുള്ള state കളിലൊക്കെ ഇതിലും നല്ല തണുപ്പാണ് ഉം ഈ ചുമയും ഈ climate ന്റെ ഭാഗമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു

അപ്പൊ എനിക്ക് ചൊമ വരും അസുഖങ്ങൾ വരും കാലത്ത് നേരത്തെ എണീറ്റിട്ട് ജോലിക്ക് പോണം ഭയങ്കര തണുപ്പാണ് but ജോലിക്ക് പോയല്ലേ പറ്റു അതോണ്ട് പോണ് അതിനെടേല് ചെലപ്പോ ഏർ നല്ല നല്ല തണുപ്പാണ് അപ്പൊ അതിന്റെതായ പ്രശ്നങ്ങളെല്ലാം ഇവിടെ ഉണ്ട് ഉം okay ഏർ ഇവിടെ അത്ര കേ കേരളത്തിലല്ലേ നിങ്ങൾ കേരളത്തിലല്ലേ

ആ അറിയാം പക്ഷെ ഞാൻ പറഞ്ഞല്ലോ CLI ഏർ തണുപ്പല്ല പ്രശ്നം ഏർ ഒരു mixed ആയിട്ടുള്ള തണുപ്പാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ഏർ നമ്മുടെ ഇതിപ്പോ ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ അധികം കൂടുതലാണ് ഈ കാലാവസ്ഥ മാറ്റങ്ങൾ കൊണ്ട്

നിങ്ങൾ ഡൽഹിയിലായിരുന്ന സമയത്ത് ഏർ എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ടുണ്ടോ ഡൽഹി climate എങ്ങനെ ആയിരുന്നു നിങ്ങൾക്ക് പക്ഷെ ഏർ ഏർ ഞാൻ പറ എൻ്റെ അഭിപ്രായത്തിൽ ഡൽഹി climate ഇത്രേം ത്തോളം issue എനിക്ക് ഇണ്ടായിട്ടില്ല എനിക്ക് തോന്നുന്നു ആ factor humidity ആണെന്ന് തോന്നുന്നുണ്ട് അവിടെ ഏർ അഹ് മകനുമായി താമസിച്ചിരുന്ന സമയത്ത് ഇത്രേം ഏർ heath issues ഒന്നും ഇണ്ടായിരുന്നില്ല ഇപ്പൊ കേരളത്തിൽ ഞാൻ അനു അനുഭവിച്ചുണ്ടിരിക്കുന്ന health issues ഒന്നും ഞാൻ ഡൽഹിൽ ആയിരുന്നപ്പോൾ ഇണ്ടായിരുന്നില്ല മാത്രല്ല ഏർ കുഞ്ഞ് അന്ന് കുറച്ചും കൂടെ ചെറുതും ആയിരിന്നു

അയ്യോ summer നെ പറ്റി പറയാതിരിക്കുന്നതാണ് നല്ലത് അത് താങ്കൾക്ക് തന്നെ നന്നായിട്ട് അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു വളരെ അധികം ചൂടാണ് ഒരു രക്ഷയില്ല ഒരു ഏർ അമ്പത്തിനാല് degree അമ്പത്തഞ്ചു degree ഒക്കെ maximum ചൂടെടുക്കാ എന്നു പറഞ്ഞയ്ഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാ fan ഒന്നും ഒ ആ okay പറയൂ

ഏർ ഞങ്ങൾ ഏർ ആദ്യോക്കെ cooler ഒക്കെ വെച്ച് adjust ചെയ്തിരുന്നു ഏർ പക്ഷെ പിന്നെ അവസാനം ഞങ്ങൾ AC ലോട്ട് മാറേണ്ടിവന്നു air condi ഹോ ഹോ ഹൊ okay അപ്പൊ ഡൽഹിലെ ഈ power cut issues ഉം ചില areas ൽ ഒക്കെ ഇണ്ട് അപ്പൊ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നിരിക്കണം right ഏയ് ഇല്ല ആ സമയത്ത് വല്ലാതെ power cut issues ഒന്നും ഉണ്ടായിരുന്നില്ല വളരെ മൂന്നാല് തവണയൊക്കെയാണ് അത് പോകുമ്പോ പക്ഷെ continuosly അങ്ങനെ ഏർ പോകുമെന്ന് മാത്രം പക്ഷെ okay ആണ് okay ഞാൻ ഡൽഹിയിൽ recently എത്തീട്ടുള്ളു അത്കൊണ്ട് എനിക്ക് ഏർ ഈ summer ഞാൻ എന്താന്ന് ആഹ് ഞാൻ ഒ ഒരാഴ്ചയെ അവിടെ ഉണ്ടായിട്ടുള്ളു ഒരു business സംബന്ധമായി പോയിട്ടുള്ളൂ അത്കൊണ്ട് summer ൽ അങ്ങനെ കൃത്യമായിട്ട് എന്താ പ്രശ്‌നംന്നൊന്നും വല്യ കാര്യായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല ഇനി ഇപ്പൊ എന്തായാലും അറിയും ഞാന് കുറച്ച് കാലം ഡെറാഡൂണിലായിരുന്നു

ഡൽഹിൽ ഏറ്റവും ആ പറയു എനിക്ക് എന്റെ കാമുകിനെ ഒന്ന് ഇവിടേക്ക് വിളിച്ച് വരുത്തണം ഏർ ശരിയാണ് ഏർ പക്ഷെ തണുപ്പ് കാലാവസ്ഥ നല്ലതാണല്ലോ പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു ഫെബ്രുവരി കഴിഞ്ഞിട്ട് ഒരു മാർച്ച് ഏപ്രിൽ മെയ് ആ സമയം നല്ലതാ ജൂൺ തൊട്ട് ആണ് അവിടെ ഭയങ്കരമായിട്ട് ചൂട് start ചെയ്യുണ്ട് ഒരു ഒക്ടോബർ ഒക്കെ ആ ഒരു ഉം മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ആ സമയം ഒരു mild ആയിട്ടുള്ള sunny ആണ് എന്നാൽ തണുപ്പു ഇല്ല ചൂടു ഇല്ലാത്ത അങ്ങൻതൊരു climate ആണ് അപ്പൊ ആ സമയത്ത് ആഹ് ആവും പുറത്തു പോകാനും ഏർ ബാക്കിയുള്ള ഏർ extra curricular activities ഒക്കെ നന്നായി പോകുന്ന ഒരു സമയാണ് അപ്പൊ താങ്കൾക്ക് ഒരു തൃപ്തിയായി families നും partner എ കൊണ്ടുവരാൻ പറ്റിയ സമയാണ് അത് ലെ അതെ അതെ ആഹ് of course ആഹ് ആ സമയത്ത് ഏർ അത് നല്ലൊരു ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുകളൊന്നു ഉണ്ടാവില്ല അല്ലെങ്കിൽ വളരെ നമ്മക്ക് ഏർ എല്ലാംകൊണ്ടും സാമ്പത്തികമായിട്ടും കുറച്ചു ബുദ്ധിമുട്ടാണ്

അത് അതിന്റെ അങ്ങ് ഉന്നതിലായിരിക്കും അപ്പൊ നിങ്ങൾ അവിടെ ഇരുന്ന് ഉള്ള സമയത്ത് എനിക്ക് യാത്ര പോണ്ട ആവശ്യുണ്ട് ഈ അടുത്തസല്ലെങ്കി ഒഴിവ് കിട്ടുമ്പോ ഒരു ഒരു നല്ലൊരു എന്താ പറയാ ഒരു vacation നന്നായി ആസ്വദിക്കാൻ വേണ്ടിക്ക് യാത്ര പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇപ്പോ നമ്മൾ എവിടേക്കെങ്കിലും യാത്രപോവാണെ ഇപ്പൊ അത്പോലെ ഋഷികേഷ്‌ അത്പോലെ ഇടങ്ങളിലേക്ക് യാത്ര പോവാണെങ് അതിന് അനിയോജ്യമായ ശ്രമം for example ഇപ്പൊ നമ്മക്കുള്ള ഋഷികേശ് ഞാനിങ്ങനെ എൻ്റെ friends മായിട്ട് ഇങ്ങനൊരു plan ചെയ്‌ത്‌ വെച്ചിക്കാണ് അപ്പൊ ഋഷികേഷിൽക്ക് പോവാണെങ്‌ നിങ്ങൾ എപ്പോളെങ്കിലും ഋഷികേഷിൽക്ക് പോയിട്ടുണ്ടോ അങ്ങനെയാണങ്‌ ഞാൻ ചോദിക്കാണ് സഹായിക്കാൻ പറ്റിയെങ്കി പറയ ഏർ അങ്ങനെ ആണെങ് അത് ഏറ്റവും best സമയം ഏതാണ് എന്നാണ് താങ്കളുടെ അഭിപ്രായം ഏർ ഋഷികേശിലേക്ക് ഞാൻ പോയിട്ടുണ്ട് ഏർ അതൊരു ഏർ ഒരു നല്ലൊരു യാത്രയായിരുന്നു ഏർ ഏർ കാരണം ഏർ ഞാൻ പോയിരിക്കുന്നത് ഒരു നവംബർ മാസത്തിലാണ് അതായത് തണുപ്പൊന്ന് ഏർ വളരെ ശക്തമാവുന്നതിന് മുമ്പുള്ളൊരു സമയത്ത് പ്രത്യേകിച്ചും ആ സമയത്ത് പോയി കഴിഞ്ഞാ ആഹ് view ഒക്കെ നല്ല ഭംഗി ആയിരിക്കും മഞ്ഞുമലകൾ മഞ്ഞ് ഒക്കെ പതുക്കെ മലകളിൽ നിന്ന് ഇറങ്ങി വരുന്ന കോടയൊക്കെ ആയിട്ട് നമ്മുടെ ഏർ നാട്ടിലെ ഒരു മൂന്നാർ ഏർ പോ പോകുന്ന ഒരു അവസ്ഥ വാഗമൺ ഒക്കെ പോകുന്ന ഒരു അവസ്ഥയാണ് മഞ്ഞും എന്നാൽ പകൽ അത്യാവശ്യം sunny ആയിട്ടുള്ള അത്യാവശ്യം സൂര്യ പ്രകാശം ഒക്കെയുള്ള നല്ലൊരു climate ആണ് ഏത് മാസ ഏത് മാസാണ് sorry ഞാൻ വിട്ട് പോയി ഏത് മാസാണ് നിങ്ങൾ പോയത് അവിടെ ഞങ്ങൾ നവംബറിലാണ് പോയത്

നവംബർ ഡിസംബർ മാസങ്ങളിലെ നല്ല സമയാന്നാണ് അഭിപ്രായം മറ്റെവിടെങ്കിലും പോയിട്ടുണ്ടോ പഞ്ചാബൊ ഡ ഈ ഏർ അത്പോലെ

ഇല്ല ആ സമയത്ത് ഏർ ജമ്മു കാശ്മീറുമായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഒക്കെ നടന്നിരുന്ന സമയായിരുന്നു അപ്പൊ ഏർ മാത്രല്ല കുഞ്ഞ് വളരെ ചെറുതായത് കൊണ്ട് ആ അത് ഞങ്ങൾ എടുത്തില്ല കാരണം താല്പര്യം ഇണ്ടെങ്കിൽ കൂടെ പോവാൻ പറ്റിയിട്ടില്ല എന്ന് പറയേണ്ടതാണ് വളരെ നിർഭാഗ്യവശാൽ പോവാൻ പറ്റിയിട്ടില്ല ഇനിയും പോകു ആഗ്രഹുണ്ട് പക്ഷെ

അവിടെ മഞ്ഞ് ഒക്കെ ഒറഞ്ഞ് മഞ്ഞ് ഒക്കെ ഒറച്ച് പോയിട്ട്‌ ആളുകൾ ഈ ഈ പീ മറ്റേ അവിടെ ഒരു പ്രത്യേകതരം boat ഇണ്ട് ആ boat തുഴയുമ്പോ ഈ അതിൻ്റെ ഈ വഞ്ചി boat ന്റെ ആ മറ്റേ പങ്കായം വെച്ച് തകർത്തുകൊണ്ടാണ് ഈ boat ഓടിക്കുണെ അത്പോലെ അവിടത്തെ water pipe system ഒക്കെ block ആയിരിക്കാണ് water pipe വെള്ളം തുറക്കുമ്പോ വെള്ളം അല്ല വരുന്നത് ice ഈ ice ആണ് പുറത്തേക്ക് വരുന്നത് അപ്പൊ അവിടെ ഇപ്പൊ അതിരൂക്ഷമാണ് കാര്യങ്ങള്

ഏർ european countries ലാണ് അപ്പൊ അവിടെ കോ ഏർ ഞാൻ അവിടെയും കുറച്ച് എൻ്റെ കുട്ടികാലം ഒക്കെ അവിടെ ആയിരുന്നു പിന്നെ ഞാൻ boarding ലായിരുന്നു ഡെറാഡൂണില് ഉം അപ്പൊ അഹ് അപ്പൊ ഞാൻ കേരളത്തിലാണ് കേരളീയ മലയാളി ആണെങ്കിൽ കൂടി എനിക്ക് കേരളത്തിലേക്ക് അങ്ങനെ അധികന്നും വരാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ ഈ മൂന്നാറും വാഗമൺ ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് ഈ ഡിസംബർ മാസം ഒക്കെ നല്ല നല്ല രസാണ് മൂന്നാർ ഒക്കെ അപ്പൊ അവിടേക്ക് എവിടേക്കെങ്കിലും നിങ്ങൾ പോയിട്ടുണ്ടോ അടുത്ത് എന്താണ് ഇയാ അവിടേക്ക് പോവാൻ പറ്റിയ best സമയം എന്നും പറയാമോ ഏർ മൂന്നാർ ഏർ മൂന്നാർ എന്നുള്ള സ്ഥലം ഒക്കെ നമ്മൾ ഏർ best എന്താ പറയാ ഏർ കേരളത്തിന്റെ ജമ്മു കാശ്മീർ ന്നൊക്കെയാണ് പറയാ മൂന്നാറിനെ ഒക്കെ അതായത് full ഏർ മറ്റേ tea

ഏർ നവംബർ പകുതി തൊട്ട് ഏർ നവംബർ ഡിസംബർ ജാനുവരി ഫെബ്രുവരി ആണ് ആ മാസങ്ങളാണ് ഏറ്റവും hill station അല്ലെങ്കിൽ trekking പോലുള്ള സമയത്ത് നല്ല ഭംഗിയുള്ള അവിടെ എപ്പോഴും തണുപ്പാണ് ഈ സമയം കുറച്ചുംകൂടെ തണുപ്പ് കൂടുതലായിരിക്കും അപ്പോൾ ഈ മഞ്ഞും കോടയും ഒക്കെ ആയിട്ടുള്ള ആ ഒരു hill station ഭംഗി അനുഭൂതി അനുഭവിക്കുന്നെ ആ സമയത്ത് പോകുന്നതായിരിക്കും ഏറ്റവും better ആ സമയത്ത് ഏർ കാലാവസ്ഥയും കുറച്ച് അനുകൂലായിരിക്കും മഴ മഴയാണ് പിന്നെ ഇപ്പൊ കാലാവസ്ഥ വ്യതിയാനങ്ങൾ കൊണ്ട് വരുന്ന അഹ് മഴയുടെ ഒരു issues ഇണ്ട് കാരണം മഴ ഇപ്പൊ പെയ്യുന്നത് ഒര് പ് നമ്മൾ predictable അല്ല അതായത് തീർത്തും അപ്രതീക്ഷിതമായിട്ട് ചിലപ്പൊ മഴ പെയ്യുന്നെ last തവണ ഞങ്ങൾ പോയ സമയത്ത് ഇത്പോലെ മഴ കിട്ടിയിരുന്നു മഞ്ഞും തണുപ്പു

നിങ്ങള് ഏത് മാസമാണ് പോയത് നിങ്ങൾ ഞങ്ങള് ഏർ ഡിസംബറിലാണ് പോയത് okay ഡിസംബറിലാ പോയത് okay ആ ഡിസംബറിൽ recently okay ഏർ എങ്ങനെ ഇണ്ടായിരുന്നു കാലാവസ്ഥയും മറ്റു കാര്യങ്ങൾ okay ഇതെനിക്ക് മനസ്സിലായി ഇതൊക്കെ ആഹ് അസുഖങ്ങൾ എന്തേലും പിടിപെട്ടോ അവിടെപോയിട്ട് ഇല്ലല്ലോ അങ്ങനെ അങ്ങനൊരു പ്രശ്‌നം ഉണ്ടായില്ലല്ലോ അഹ് ഏർ അസുഖങ്ങൾ പിടിക്ക് ഏർ already അത് തണുത്ത climate ആണ്